നമസ്കാരം
മൻ കീ ബാത്തിലൂടെ നിങ്ങളേവരുമായി ഒരിക്കൽകൂടി സംവദിക്കാനുള്ള അവസരം ലഭ്യമായിരിക്കുന്നു
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നാവികസേനയുടെ ആറ് മഹിളാ കാമാണ്ടർമാരുടെ ഒരു സംഘം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സമുദ്രത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു
നാവികാ സാഗർ പരിക്രമ അതെ ഞാൻ അവരെക്കുറിച്ചു ചിലതു പറയാനാഗ്രഹിക്കുന്നു
ഭാരതത്തിന്റെ ഈ 6 പുത്രിമാർ അവരുടെ ഈ സംഘം ഇരുന്നൂറ്റിയമ്പതു ദിവസത്തിലധികം സമുദ്രത്തിൽ ഐഎൻഎസ്വി തരിണിയിൽ ലോകം ചുറ്റിയിട്ട് മെയ് 21 ന് ഭാരതത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു
രാജ്യം മുഴുവൻ അവരെ ഉത്സാഹത്തോടെ സ്വാഗതം ചെയ്തു
അവർ വിവിധ മഹാസമുദ്രങ്ങളും പല സമുദ്രങ്ങളും വഴി യാത്ര ചെയ്ത് ഏകദേശം ഇരുപത്തിരണ്ടായിരം നോട്ടിക്കൽ മൈലുകൾ താണ്ടി
ഇത് ലോകത്തിൽ ആദ്യത്തെ സംഭവമാണ്
കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് ഈ പുത്രിമാരെ കാണാനുള്ള അവരുടെ യാത്രാനുഭവങ്ങൾ കേൾക്കാനുള്ള അവസരം കിട്ടി
ഒരിക്കൽ കൂടി ആ പുത്രിമാരുടെ സാഹസത്തെ നാവികസേനയുടെ കീർത്തി വർധിപ്പിക്കാൻ ഭാരതത്തിന്റെ മാനാഭിമാനങ്ങൾ വർധിപ്പിക്കാൻ വിശേഷിച്ചും ഭാരതപുത്രിമാർ ഒട്ടും മോശക്കാരല്ലെന്ന് ലോകത്തെ അറിയിച്ചതിന് ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു
സാഹസികത ആർക്കാണില്ലാത്തത്
നാം മനുഷ്യകുലത്തിന്റെ വികാസയാത്ര ശ്രദ്ധിച്ചാൽ ഏതെങ്കിലുമൊരു സാഹസത്തിന്റെ ഗർഭത്തിൽ നിന്നാണ് പുരോഗതി പിറന്നിട്ടുള്ളതെന്നു കാണാം
വികസനം സാഹസത്തിന്റെ മടിയിലാണു പിറക്കുന്നത്
എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള നിശ്ചയം പൊതുപാതയിൽ നിന്ന് വിട്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം അസാധാരണമായി എന്തെങ്കിലും ചെയ്യാനുള്ള ചിന്ത എനിക്ക് എന്തും ചെയ്യാനാകും തുടങ്ങിയ ചിന്താഗതികൾ ഉള്ളവർ കുറവായിരിക്കാമെങ്കിലും യുഗങ്ങളായി കോടാനുകോടി ആളുകൾക്ക് അങ്ങനെയുള്ളവർ പ്രേരണയാകുന്നു
കഴിഞ്ഞ ദിവസം എവറസ്റ്റ് പർവ്വതത്തിൽ കയറുന്നവരെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ശ്രദ്ധയിൽ പെട്ടു നൂറ്റാണ്ടുകളോളം എവറസ്റ്റ് മനുഷ്യരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു ധീരന്മാർ ആ വെല്ലുവിളി സ്വീകരിച്ചും പോന്നു
മെയ് 16 ന് മഹാരാഷ്ട്ര ചന്ദ്രപൂരിലുള്ള ഒരു ആശ്രമസ്കൂളിലെ 5 ആദിവാസി കുട്ടികൾ മനീഷാ ധ്രുവേ പ്രമേശ് ആലേ ഉമാകാന്ത മഡവി കവിദാസ് കാത്മോഡേ വികാസ് സോയാം എന്നിവർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്ക് കയറി
ആശ്രമസ്കൂളിലെ ഈ കുട്ടികൾ 2017 ആഗസ്റ്റ് ന് പരിശീലനം ആരംഭിച്ചു
വർധാ ഹൈദരാബാദ് ഡാർജിലിംഗ് ലേ ലഡാഖ് എന്നിവിടങ്ങളിൽ ഇവർക്ക് പരിശീലനം ലഭിച്ചു
ഈ യുവാക്കളെ മാഷിൻ ശൌര്യയുടെ കീഴിൽ തെരഞ്ഞെടുക്കപ്പെട്ടു
പേരിന് അനുരൂപമായി എവറസ്റ്റ് കീഴടക്കി അവർ രാജ്യത്തിനാകെ അഭിമാനമേകി
ഞാൻ ചന്ദ്രപൂർ സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ചെറിയ കുട്ടുകാർക്ക് ഹൃദയപൂർവ്വം ആനേകം ആശംസകൾ നേരുന്നു
ഈ അടുത്ത സമയത്താണ് 16 വയസ് പ്രായമുള്ള ശിവാംഗി പാഠക് നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതീയ പെൺകുട്ടിയായത്
ശിവാംഗി മോൾക്കും അനേകം ആശംസകൾ
അജിത് ബജാജും അദ്ദേഹത്തിന്റെ മകൾ ദിയയും എവറസ്റ്റ് കയറുന്ന ആദ്യത്തെ അച്ഛനും മകളുമായി
യുവാക്കൾ മാത്രമേ എവറസ്റ്റ് കയറൂ എന്നില്ല
സംഗീതാ ബഹൽ മെയ് 19 ന് എവറസ്റ്റിൽ കയറി
സഗീതാ ബഹലിന്റെ പ്രായം 50 ലധികമാണ്
എവറസ്റ്റിൽ കയറുന്ന ചിലർ കാട്ടിത്തന്നത് അവർക്ക് നൈപുണ്യം മാത്രമല്ല അവർ സംവേദനക്ഷമതയുള്ളവരും ആണെന്നാണ്
കഴിഞ്ഞ ദിവസം സ്വച്ഛ ഗംഗാ അഭിയാൻ പ്രകാരം ബിഎസ്എഫിന്റെ ഒരു സംഘം എവറസ്റ്റിൽ കയറി എന്നു മാത്രമല്ല ആ സംഘം എവറസ്റ്റിലെ സകലമാന മാലിന്യങ്ങളും താഴേക്കു കൊണ്ടുവരുകയും ചെയ്തു
ഇത് പ്രശംസനീയമായ കാര്യമാണ് അതോടൊപ്പം ഇത് ശുചിത്വത്തോടുള്ള പരിസ്ഥിതിയോടുള്ള അവരുടെ പ്രതിബദ്ധതകൂടിയാണ് കാട്ടിത്തരുന്നത്
വർഷങ്ങളായി ആളുകൾ എവറസ്റ്റിൽ കയറുന്നു
അത് വിജയപ്രദമായി പൂർത്തികരിച്ചവർ ഏറെയുണ്ട്
ഞാൻ സാഹസികളായ ആ വീരർക്കെല്ലാം വിശേഷിച്ചും പുത്രിമാർക്കെല്ലാം ഹൃദയപൂർവ്വം അസംഖ്യം ആശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ വിശേഷിച്ചും യുവാക്കളേ രണ്ടു മാസങ്ങൾക്കുമുമ്പ് ഞാൻ ഫിറ്റ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ഇത്രത്തോളം നല്ല പ്രതികരണമുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല
എല്ലാ മേഖലകളിലുമുള്ള അസംഖ്യം ആളുകൾ അതിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടു വന്നു
ഫിറ്റ് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാം എത്രത്തോളം കളിക്കുമോ അത്രയ്ക്ക് രാജ്യം കളിക്കും എന്നാണ്
സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ ഫിറ്റ്നസ് ചലഞ്ചിന്റെ വീഡിയോ ഷെയർ ചെയ്യുന്നു
അതിൽ പരസ്പരം ടാഗ് ചെയ്ത് അവരെ വെല്ലുവിളിക്കുന്നു
ഈ ഫിറ്റ് ഇന്ത്യാ പ്രസ്ഥാനത്തിൽ എല്ലാവരും ചേർന്നിരിക്കുന്നു
സിനിമാ മേഖലയിലുള്ളവരും സ്പോർട്സുമായി ബന്ധപ്പെട്ടവരും രാജ്യത്തെ സാധാരണ ജനങ്ങളും സൈന്യത്തിലെ ജവാന്മാരും സ്കൂളിലെ അധ്യാപകരും ഇതിൽ പങ്കുചേർന്നു നാലുപാടു നിന്നും അതിന്റെ മുഴക്കം കേൾക്കുന്നു
നാം ഫിറ്റെങ്കിൽ ഇന്ത്യയും ഫിറ്റ് ഭാരതീയ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നെയും വെല്ലുവിളിച്ചിരിക്കയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കയുമാണ്
ഇത് നല്ല കാര്യമാണ്
ഇതുപോലുള്ള വെല്ലുവിളി നമ്മെ ഫിറ്റാക്കിവയ്ക്കുന്നതിനൊപ്പം മറ്റുള്ളവരെയും ഫിറ്റായിരിക്കാൻ പ്രോത്സാഹിപ്പിക്കും
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ മൻ കീ ബാത്തിൽ പല പ്രാവശ്യം കളികളെക്കുറിച്ച് കളിക്കാരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്നു
കഴിഞ്ഞ പ്രാവശ്യം കോമൺ വെൽത്ത് ഗെയിംസിന്റെ നായകർ ഈ പരിപാടിയിലൂടെ നമ്മോടു സംസാരിച്ചു
നമസ്കാരം സർ ഞാൻ നോയിഡയിൽ നിന്ന് ഛവി യാദവ് ആണു സംസാരിക്കുന്നത്
ഞാൻ അങ്ങയുടെ മൻ കീ ബാത് നിരന്തരം കേൾക്കുന്ന ആളാണ്
ഇന്നു ഞാൻ അങ്ങയോട് എന്റെ മൻ കീബാത് പറയാനാഗ്രഹിക്കുന്നു
ഇപ്പോൾ വേനലവധി ആരംഭിച്ചിരിക്കയാണ്
കുട്ടികൾ അധികസമയവും ഇന്റർനെറ്റിന്റെ മുന്നിലിരിക്കുന്നതാണു ഞാൻ കാണുന്നത്
അതിൽ ഗെയിംസ് കളിച്ച് സമയം കളയുന്നു
നാം കുട്ടികളായിരുന്നപ്പോൾ പരമ്പരാഗത കളികൾ അധികവും ഔട്ട് ഡോർ ഗെയിംസ് ആണ് കളിച്ചിരുന്നത്
അതിൽ ഒരു കളിയുണ്ടായിരുന്നു
7 കല്ലിന്റെ കഷണങ്ങൾ ഒന്നിനുമുകളിൽ ഒന്നായി വച്ച് അതിൽ എറിയുന്ന കളി കിളിത്തട്ട് ഖോഖോ തുടങ്ങിയവയെല്ലാം
എല്ലാം ഇന്ന് ഇല്ലാതെയായെന്ന പ്രതീതിയാണ്
അങ്ങ് പുതിയ തലമുറയ്ക്ക് ചില പരമ്പരാഗത കളികളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കണമെന്ന് ഞാൻ അഭ്യർഥിക്കുന്നു
അവരുടെ താത്പര്യവും അവയിലേക്കു തിരിയട്ടെ നന്ദി
ഛവി യാദവ്ജീ ഫോണിൽ വിളിച്ചതിന് വളരെയേറെ നന്ദി
പണ്ട് ഓരോ തെരുവിലും കളിച്ചിരുന്ന എല്ലാ കുട്ടികളുടെയും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കളികൾ ഇന്ന് കുറഞ്ഞു വരുന്നു എന്നത് സത്യമാണ്
ഈ കളികൾ വിശേഷിച്ചും വേനവലധിക്കാലത്തിന്റെ ഭാഗംതന്നെയായിരുന്നു
ചിലപ്പോഴൊക്കെ ഉച്ചതിരിഞ്ഞ് ചിലപ്പോൾ രാത്രിയിൽ അത്താഴത്തിനുശേഷം യാതൊരു വേവലാതിയുമില്ലാതെ തീർത്തും മനസ്സമാധാനത്തോടെ കുട്ടികൾ മണിക്കൂറുകളോളം കളിക്കാറുണ്ടായിരുന്നു
കബഡിയും കുട്ടിയും കോലും കുറ്റിപ്പന്തും തുടങ്ങി എത്രയോ കളികൾ കശ്മീർ മുതൽ കന്യാകുമാരി വരെ കച്ച് മുതൽ കാമരൂപ് വരെ എല്ലാവരുടെയും കുട്ടിക്കാലത്തിന്റെ ഭാഗമായിരുന്നു
പല പല സ്ഥലങ്ങളിൽ പല പേരുകളിലുള്ള കളികളായിരുന്നിരിക്കാം
ഉദാഹരണത്തിന് കുറ്റിപ്പന്ത് പലയിടങ്ങളിൽ പല പേരുകളിലാണ് കളിച്ചിരുന്നത്
കുഴിപ്പന്ത് കുറ്റിപ്പന്ത് പന്തേറ് തുടങ്ങി പന്തുകൊണ്ടുള്ള കളിക്ക് എത്രയോ പേരുകൾ പരമ്പരാഗതമായ കളികളിൽ രണ്ടു തരത്തിലുള്ള കളികളുണ്ട്
പുറത്ത് കളിക്കുന്നതും വീട്ടിനുള്ളിൽ കളിക്കുന്നതും
ഔട്ട്ഡോറും ഇൻഡോറും
നമ്മുടെ രാജ്യത്തെ വൈവിധ്യത്തിനു പിന്നിലുള്ള ഏകത ഈ കളികളിലും കാണാവുന്നതാണ്
ഒരേ കളി വിവിധ സ്ഥലങ്ങളിൽ വെവ്വേറെ പേരുകളിൽ അറിയപ്പെടുന്നു
ഞാൻ ഗുജറാത്തിൽ നിന്നാണ്
ഗുജറാത്തിലെ ഒരു കളി ചോമൽഇസ്തോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്
ഇത് കവടി അല്ലെങ്കിൽ പുളിങ്കുരു അല്ലെങ്കിൽ പകിട ഉപയോഗിച്ച് 88 വലിപ്പത്തിലുള്ള ചതുരബോർഡുപയോഗിച്ചാണൂ കളിക്കുന്നത്
ഈ കളി മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കളിച്ചിരുന്നു
കർണാടകത്തിൽ ഇതിനെ ചൌകാബാരാ എന്നു പറഞ്ഞിരുന്നു മധ്യപ്രദേശിൽ അത്തു എന്നും
കേരളത്തിൽ പകിടകളി മഹാരാഷ്ട്രയിൽ ചമ്പൽ എന്നാണെങ്കിൽ തമിഴ്നാടിൽ ദായം കളി അല്ലെങ്കിൽ തായം കളി എന്നും വിളിച്ചിരുന്നു
രാജസ്ഥാനിൽ ചംഗാപോ എന്നിങ്ങനെ എത്രയോ പേരുകൾ എന്നാൽ കളിക്കുമ്പോൾ മനസ്സിലാകും എല്ലാ രാജ്യത്തിലെ ആളുകൾക്കും ഭാഷ അറിയില്ലെങ്കിലും ആഹാ
ഈ കളി ഞങ്ങളും കളിക്കാറുണ്ടല്ലോ എന്നു പറഞ്ഞുപോകും
കുട്ടിക്കാലത്ത് കുട്ടിയും കോലും കളിക്കാത്തവർ ആരുണ്ടാകും
കുട്ടിയും കോലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കളിച്ചിരുന്ന കളിയാണ്
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് വിവിധ പേരുകൾ വിളിച്ചിരുന്നു
ആന്ധ്ര പ്രദേശിൽ ഇതിനെ ഗോടിബില്ലാ അല്ലെങ്കിൽ കർരാ ബില്ലാ എന്നു വളിച്ചിരുന്നു
ഒഡിശയിൽ ഗുലിബാഡി എന്നു പറയുന്നു
മഹാരാഷ്ട്രയിൽ വിത്തിഡാലൂ എന്നു പറയുന്നു
ചില കളികൾക്ക് അവയുടേതായ കാലാവസ്ഥയുണ്ട് സീസൺ
പട്ടം പറപ്പിക്കാൻ സീസണുള്ളതുപോലെ
എല്ലാവരും പട്ടം പറപ്പിക്കുമ്പോൾ എല്ലാവരും കളിക്കൂമ്പോൾ നമ്മിലുള്ള വേറിട്ട ഗുണഗണങ്ങൾ യാതൊരു മടിയുമില്ലാതെ പ്രകടിപ്പിക്കുവാനാകുന്നു
പല കുട്ടികളും വളരെ കുസൃതികളാകുന്നത് നാം കണ്ടിട്ടുണ്ടാകും
അവരുടെ വ്യക്തിത്വം സ്വയം പ്രകടമാകുന്നു
വലിയവർ ഗൌരവക്കാരായി കാണപ്പെടും എന്നാൽ കളിക്കുമ്പോൾ അവരിൽ ഒളിച്ചിരിക്കുന്ന കുട്ടിത്തം പുറത്തുവരുന്നു
പരമ്പാരഗത കളികൾ ശാരീരികമായ കഴിവിനൊപ്പം നമ്മുടെ യുക്തിപരമായ ചിന്താശേഷി ഏകാഗ്രത ജാഗരൂകത സ്ഫൂർത്തി തുടങ്ങിയവയെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു
കളികൾ വെറും കളികൾ മാത്രമല്ല അവ ജീവിതമൂല്യങ്ങളും പഠിപ്പിക്കുന്നു
ലക്ഷ്യം നിശ്ചയിക്കുക ശക്തി നേടുക ടീംസ്പിരിറ്റ് കൂട്ടായബോധം ഉണ്ടാക്കുക പരസ്പര സഹകരണം എങ്ങനെ തുടങ്ങിയവ
ബിസിനസ് മാനേജമെന്റുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയിലും സമഗ്ര വ്യക്തിത്വ വികസനം ഓവറോൾ പേഴ്സണാലിറ്റി ഡവലപ്മെന്റ് അന്തർവ്യക്തിത്വ നൈപുണ്യം ഇന്റർ പേഴ്സണൽ സ്കിൽസ് വർധിപ്പിക്കുന്നതിന് നമ്മുടെ പരമ്പരാഗത കളികൾ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു എന്നു കണ്ടു
നിഷ്പ്രയാസം വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് നമ്മുടെ കളികൾ പ്രയോജനപ്പെടുന്നു
ഇതിനുമപ്പുറം ഈ കളികൾ കളിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമേയല്ല
കുട്ടികൾ മുതൽ അപ്പൂപ്പൻ അമ്മൂമ്മ തുടങ്ങിയവരെല്ലാം കളിക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന ജനറേഷൻ ഗ്യാപില്ലേ അതിന്റെ പൊടിപോലും കാണാനുണ്ടാവില്ല
അതോടൊപ്പം നാം നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കൂടി അറിയുന്നു
പല കളികളും നമ്മെ സമൂഹത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ജാഗരൂകരാക്കുന്നു
നമ്മുടെ ഈ കളി ഇല്ലാതെയായിപ്പോവില്ലേ എന്നു ചിലപ്പോൾ ആശങ്ക തോന്നും കളിമാത്രമല്ല ഇല്ലാതെയാകുന്നത് കുട്ടിത്തം തന്നെ ഇല്ലാതെയാകും പിന്നെ ഈ കവിതകൾ മാത്രം കേൾക്കാനായെന്നു വരും
ഈ ധനവുമെടുത്തോളൂ
എൻ കീർത്തിയുമങ്ങെടുത്തോളൂ
ഈ യുവത്വവുമെടുത്താലും തരുമോ
എൻ ചിങ്ങത്തിൻ കുട്ടിക്കാലം
എങ്കിലുമാ കടലാസിൻ തോണി തരുമോ
ആ മഴതൻ വെള്ളം തരുമോ
ഇങ്ങനെ പാടാൻ മാത്രം നമുക്കായെന്നു വരും
അതുകൊണ്ട് ഈ പരമ്പരാഗത കളികൾ നാം നഷ്ടപ്പെടുത്തരുത്
ഇന്ന് സ്കൂളുകളിലും ഗ്രാമങ്ങളിലും യുവജനസംഘങ്ങൾ മുന്നോട്ടുവന്ന് ഈ കളിയെ പ്രോത്സാഹിപ്പിക്കണം
ആളുകളെ വിളിച്ചുകൂട്ടി നമുക്ക് നമ്മുടെ പരമ്പരാഗത കളികളുടെ ഒരു വലിയ ചരിത്രശേഖരം ഉണ്ടാക്കാനാകും
ഈ കളികളുടെ വീഡിയോ ഉണ്ടാക്കാം
ഇതിൽ കളികളുടെ നിയമം കളിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ചു കാണിക്കാം
ആനിമേഷൻ സിനിമകൾ ഉണ്ടാക്കാം
അതിലൂടെ തെരുവുകളിലെ കളികളെ ആശ്ചര്യത്തോടെ കാണുന്ന നമ്മുടെ പുതിയ തലമുറ ഇതുകാണും കളിക്കും സ്വയം വികസിക്കും അവർ
പ്രിയപ്പെട്ട ജനങ്ങളേ വരുന്ന ജൂൺ 5ന് നമ്മുടെ രാജ്യം രീതിയിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ആധികാരികമായ ആതിഥ്യം വഹിക്കും
ഇത് ഭാരതത്തിന്റെ മഹത്തായ നേട്ടമാണ്
ഇത് കാലാവസ്ഥാ വ്യതിയാനം കുറക്കുന്ന കാര്യത്തിൽ ലോകത്തിൽ ഭാരതത്തിന്റെ വർധിച്ചുവരുന്ന നേതൃത്വത്തിന് അംഗീകാരം ലഭിക്കുന്നു എന്നാണ് കാട്ടിത്തരുന്നത്
ഇപ്രാവശ്യത്തെ തീം പ്ലാസ്റ്റിക് മാലിന്യത്തെ പരാജയപ്പെടുത്തുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്
ഞാൻ നിങ്ങളേവരോടും അഭ്യർഥിക്കുന്നു ഈ തീമിന്റെ വികാരത്തെ ഇതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി പോളിത്തീൻ കുറഞ്ഞ നിലവാരത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക
പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ പ്രകൃതിയുടെ മേൽ വന്യജീവജാലങ്ങളുടെ മേൽ നമ്മുടെ
ആരോഗ്യത്തിന്മേലുണ്ടാകുന്ന പ്രതിലോമ സ്വാധീനം കുറയ്ക്കുവാൻ നമുക്കു ശ്രമിക്കാം
ലോക പരിസ്ഥിതി ദിനത്തിന്റെ വെബ്സൈറ്റ് wedindia2018 ൽ വളരെ ആകർഷകമായ രീതിയിൽ കൊടുത്തിരിക്കുന്ന വളരെയേറെ അഭിപ്രായങ്ങൾ കാണുക അറിയുക അവ ദൈനംദിന ജീവത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക
ഭയങ്കര ചൂടുണ്ടാകുമ്പോൾ മഴ അവസാനിക്കാതെ പെയ്യുമ്പോൾ അസഹ്യമായ തണുപ്പുണ്ടാകുമ്പോൾ എല്ലാവരും വിദഗ്ധരെപ്പോലെ ഗ്ലോബൽ വാമിംഗ് ക്ലൈമറ്റ് ചേഞ്ചിംഗ് എന്നെല്ലാം പറഞ്ഞു തുടങ്ങും
എന്നാൽ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യം നടക്കുമോ പ്രകൃതിയോട് സംവേദനയോടെ പെരുമാറുക പ്രകൃതിയെ കാത്തുരക്ഷിക്കുക എന്നത് നമ്മുടെ സ്വഭാവമാകണം
നമ്മുടെ സംസ്കാരത്തിൽ അത് അലിഞ്ഞു ചേരണം
കഴിഞ്ഞ ചില ആഴ്ചകളിൽ നാമെല്ലാം രാജ്യത്തിന്റെ വ്യത്യസ്തഭാഗങ്ങളിൽ കാലാവസ്ഥയ്ക്കു ചേരാത്തവിധം പൊടിക്കാറ്റ് വീശുന്നതും കൊടുങ്കാറ്റിനൊപ്പം പെരുമഴ പെയ്യുന്നതും കണ്ടു
ജീവനും സ്വത്തിനും നാശമുണ്ടായി
ഇതെല്ലാം അടിസ്ഥാനപരമായി കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന്റെ പരിണതിയാണ്
നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം നമ്മെ പ്രകൃതിയോടു പോരാടാനല്ല പഠിപ്പിച്ചത്
നമുക്ക് പ്രകൃതിയോട് സൌഹാർദ്ദത്തോടെ കഴിയണം പ്രകൃതിയോടു ചേർന്നു നാം കഴിയണം
മഹാത്മാഗാന്ധി ജീവിതത്തിലെങ്ങും എല്ലാ ചുവടുവെയ്പ്പിലും ഇതിനുവേണ്ടി വാദിച്ചു
ഇന്ന് ഭാരതം കാലവസ്ഥാ ന്യായത്തെക്കുറിച്ചു പറയുന്നു ഭാരതം cop21 പാരീസ് ഉടമ്പടിയിൽ പ്രമുഖ പങ്കു വഹിച്ചു
നാം അന്താരാഷ്ട്ര സോളാർ അലയൻസിലൂടെ ലോകത്തെ ഒന്നിപ്പിച്ചു
ഇതിന്റെയെല്ലാം പിന്നിൽ മഹാത്മാഗാന്ധിയുടെ ആ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള ചിന്താഗതിയാണുണ്ടായിരുന്നത്
ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് നമ്മുടെ ഗ്രഹത്തെ സ്വച്ഛവും ഹരിതാഭവുമായി നിലനിർത്താൻ എന്തു ചെയ്യാനാകും എന്നു ചിന്തിക്കുക
എങ്ങനെയാണ് ഈ കാര്യത്തിൽ മുന്നേറാനാകുക പുതുമയുള്ളതായി എന്തു ചെയ്യാനാകും മഴക്കാലം വരുകയായി
ഇപ്രാവശ്യം റെക്കോർഡ് വൃക്ഷം നടീൽ നടത്തുമെന്നു തീരുമാനിക്കാം
വൃക്ഷം നട്ടാൽ മാത്രം പോരാ അത് വളർന്നു വലുതാകുന്നതു വരെ അതിന്റെ പരിരക്ഷയ്ക്കുള്ള ഏർപ്പാടും ചെയ്യണം
പ്രിയപ്പെട്ട ദേശവാസികളേ വിശേഷിച്ചും എന്റെ യുവസുഹൃത്തുക്കളേ ജൂൺ 21 നിങ്ങളേവരും ഓർമ്മയിൽ വയ്ക്കും
നിങ്ങൾ മാത്രമല്ല നാം മാത്രമല്ല ലോകമാകെയും ജൂൺ 21 ഓർക്കുന്നു
ലോകം മുഴുവനും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു
അത് എല്ലാവരും അംഗീകരിച്ചുകഴിഞ്ഞു
ആളുകൾ മാസങ്ങൾക്കു മുമ്പേ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു
ലോകമെങ്ങും 21 ജൂണിന് അന്തർരാഷ്ട്രീയ യോഗ ദിനമാഘോഷിക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നുവെന്ന് വാർത്തകൾ കിട്ടിക്കഴിഞ്ഞു
ഐക്യത്തിനായി യോഗ യോഗ ഫോർ യൂണിറ്റി എന്നത് ലോകം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വീണ്ടും വീണ്ടും മനസ്സിലാക്കുകയാണ്
സംസ്കൃതത്തിലെ മഹാനായ കവി ഭർതൃഹരി നുറ്റാണ്ടുകൾക്കു മുമ്പ് ശതകത്രയത്തിൽ എഴുതിയിരിക്കുന്നു
ധൈര്യം യസ്യ ക്ഷമാ ച ജനനീ ശാന്തിശ്ചിരം ഗേഹിനീ
സത്യം സൂനുരയം ദയാ ച ഭഗിനീ ഭ്രാതാ മനഃ സംയമഃ
ശയ്യാ ഭൂമിതലം ദിശോളപി വസനം ജ്ഞാനാമൃതം ഭോജനം
ഏതേ യസ്യ കുടിമ്ബിനഃ വദ സഖേ കാസ്മാദ് ഭയം യോഗിനഃ
നൂറ്റാണ്ടുകൾക്കു മുമ്പു പറഞ്ഞ ഈ കാര്യത്തിന്റെ അർഥം പതിവായി യോഗാഭ്യാസം ചെയ്യുന്നതുകൊണ്ട് ചില നല്ല ഗുണങ്ങൾ ബന്ധുമിത്രാദികളെപ്പോലെയാകുന്നു
യോഗ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും പിതാവിനെപ്പോലെ നമ്മെ കാക്കുന്ന ധൈര്യമുണ്ടാകുന്നു
അമ്മയ്ക്ക് മക്കളോടുള്ളതുപോലെ ക്ഷമയുണ്ടാകുന്നു
മനശ്ശാന്തി നമ്മുടെ സ്ഥിരം മിത്രമാകുന്നു
ഭർതൃഹരി പറയുന്നത് പതിവായി യോഗ ചെയ്യുന്നതുകൊണ്ട് സത്യം നമ്മുടെ മക്കളെപ്പോലെയും ആത്മസംയമനം സഹോദരനെപ്പോലെയും ഭൂമി നമ്മുടെ കിടക്കയും ജ്ഞാനം നമ്മുടെ വിശപ്പടക്കുന്നതുമായി മാറുന്നു
ഈ ഗുണങ്ങളെല്ലാം ആരുടെയെങ്കിലും സുഹൃത്തായാൽ യോഗി എല്ലാ തരത്തിലുമുള്ള ഭയത്തിന്മേലും വിജയം നേടുന്നു
യോഗയെന്ന നമ്മുടെ പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒരു ആരോഗ്യമുള്ള സുഖസമൃദ്ധവും നന്മനിറഞ്ഞതുമായ ഒരു രാഷ്ട്രം നിർമ്മിക്കാമെന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ജനങ്ങളോടും അഭ്യർഥിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് മെയ് 27 ആണ്
ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവാഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മദിനമാണ്
പണ്ഡിറ്റ്ജിക്കു പ്രണാമങ്ങൾ ഈ മാസത്തിന്റെ ഓർമ്മ മറ്റൊരു വ്യക്തിയുമായിക്കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു
വീര സവർകർ
1957 മെയ് മാസത്തിൽ ഭാരതീയർ ഇംഗ്ലീഷുകാർക്ക് തങ്ങളുടെ ശക്തി കാട്ടിക്കൊടുത്തു
രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ജവാന്മാരും കർഷകരും തങ്ങളുടെ വീരത കാട്ടിക്കൊണ്ട് അനീതിക്കെതിരെ ഉയർന്നെണീറ്റു
നാം വളരെ നീണ്ട കാലത്തോളം 1857 ലെ സംഭവങ്ങളെ കേവലം ലഹള അല്ലെങ്കിൽ ശിപായി ലഹള എന്ന നിലയിൽ പറഞ്ഞു പോന്നു
വാസ്തവത്തിൽ ആ സംഭവത്തെ വളരെ വില കുറച്ചു കണക്കാക്കിയെന്നു മാത്രമല്ല അത് നമ്മുടെ സ്വാഭിമാനത്തെ വെല്ലുവിളിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു
1857 ൽ നടന്നത് ലഹളയല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിനുവേണ്ടിയുള്ള ആദ്യത്തെ പോരാട്ടമായിരുന്നു എന്ന് വീരസാവർക്കറാണ് ഭയലേശമില്ലാതെ എഴുതിയത്
സാവർക്കറടക്കം ലണ്ടനിലെ ഇന്ത്യാ ഹൌസിലെ വീരന്മാർ ഇതിന്റെ അമ്പതാം വാർഷികം ഗംഭീരമായി ആഘോഷിച്ചു
സ്വാതന്ത്ര്യത്തിനുവേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധം നടന്ന അതേ മാസത്തിലായിരുന്ന വീരസാവർക്കർ ജനിച്ചത് എന്നത് അദ്ഭുതകരമായ യാദൃച്ഛികതയാണ്
സാവർക്കറുടെ ജീവിതം വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞതായിരുന്നു
അദ്ദേഹം ആയുധത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഉപാസകനായിരുന്നു
പൊതുവേ വീര സാവർക്കറെ അദ്ദേഹത്തിന്റെ ധൈര്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെയും പേരിലാണ് അറിയുന്നത്
എന്നാൽ അതിനുമപ്പുറം അദ്ദേഹം ഒരു മഹാനായ കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു
അദ്ദേഹം എപ്പോഴും സന്മനോഭാവത്തിനും ഐക്യത്തിനും പ്രാധാന്യം കൊടുത്തു
സാവർക്കർജിയെക്കുറിച്ച് വളരെ മികച്ച ഒരു വർണ്ണന നമ്മുടെ പ്രിയപ്പെട്ട അടൽ ബിഹാരി വാജ്പേയിജി നിർവ്വഹിച്ചിട്ടുണ്ട്
അടൽ ജി പറഞ്ഞു സാവർക്കറെന്നാൽ തേജസ് സാവർക്കറെന്നാൽ ത്യാഗം സാവർക്കറെന്നാൽ തപം സാവർക്കറെന്നാൽ തത്വം സാവർക്കറെന്നാൽ തർക്കം സാവർക്കറെന്നാൽ യുവത്വം സാവർക്കറെന്നാൽ ശരം സാവർക്കറെന്നാൽ ഖഡ്ഗം
എത്ര ശരിയായ ചിത്രണമാണ് അടൽജി നിർവ്വഹിച്ചത്
സാവർക്കർ കവിതയും വിപ്ലവവും ഒരുമിച്ചു കൊണ്ടുനടന്നു
സംവേദനയാർന്ന കവിയായിരുന്നതിനൊപ്പം സാഹസികനായ വിപ്ലവകാരിയും കൂടിയായിരുന്നു
പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ ഞാൻ ടി
വിയിൽ ഒരു പരിപാടി കാണുകയായിരുന്നു
രാജസ്ഥാനിലെ സീകറിലെ വെറും ചേരിയിലെ നമ്മുടെ ദരിദ്രരായ പുത്രിമാരെക്കുറിച്ച്
നമ്മുടെ പുത്രിമാർ പലപ്പോഴും ചവറുപെറുക്കുന്നതിനും വീടുതോറും തെണ്ടി നടക്കാനും ബാധ്യസ്ഥരായിരുന്നു
ഇന്നവർ തയ്യൽ ജോലി പഠിച്ച് ദരിദ്രർക്ക് അണിയാനുള്ള വസ്ത്രങ്ങൾ തയ്ക്കുകയാണ്
ഇവിടത്തെ പുത്രിമാർ ഇന്ന് തങ്ങളുടെയും തങ്ങളുടെ കുടുംബത്തിന്റെയും വസ്ത്രങ്ങൾ കൂടാതെ സാധാരണ വസ്ത്രങ്ങൾ മുതൽ മുന്തിയ വസ്ത്രങ്ങൾ വരെ തയ്ക്കുന്നു
അവർ അതോടൊപ്പം നൈപുണ്യവികസന കോഴ്സിലും ചേർന്നിരിക്കുന്നു
നമ്മുടെ ഈ പുത്രിമാർ ഇന്ന് സ്വയം പര്യാപ്തരാണ്
മാന്യമായി തങ്ങളുടെ ജീവിതം നയിക്കുന്നു
തങ്ങളുടെ കുടുംബത്തിന്റെ ശക്തിയായി മാറിയിരിക്കുന്നു
ആശയും വിശ്വാസവും നിറഞ്ഞ നമ്മുടെ ഈ പുത്രിമാർക്ക് അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കുവേണ്ടി ശുഭാശംസകൾ നേരുന്നു
എന്തെങ്കിലും ചെയ്യാനുള്ള ആവേശമുണ്ടെങ്കിൽ അതിനായി ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും വിജയം നേടാനാകും
ഇത് കേവലം സീക്കറിലെ കാര്യമല്ല ഹിന്ദുസ്ഥാന്റെ എല്ലാ മൂലയിലും നിങ്ങൾക്കിതു കാണാനാകും
നിങ്ങൾ ചുറ്റുപാടും കണ്ണോടിച്ചാൽ ആളുകൾ എങ്ങനെയെല്ലാമാണ് പ്രതിബന്ധങ്ങളെ പരാജയപ്പെടുത്തുന്നതെന്നു കാണാനാകും
ഇപ്പോഴും നാം ഏതെങ്കിലും ചായക്കടയിൽ പോകുമ്പോൾ അവിടത്തെ ചായ ആസ്വദിക്കുമ്പോൾ അടുത്തുള്ള ചിലരുമായൊക്കെ ചില ചർച്ചകളും സംവാദങ്ങളുമൊക്കെ നടത്താറുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും
ഈ ചർച്ചകൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുമാകാം സാമൂഹികവുമാകാം സിനിമയെക്കുറിച്ചുമാകാം കളികളെക്കുറിച്ചും കളിക്കാരെക്കുറിച്ചുമാകാം രാജ്യത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമാകാം ഇതാണു പ്രശ്നം
ഇതിന്റെ പരിഹാരം ഇങ്ങനെയാകാം ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങൾ ചർച്ചകളിൽ ഒതുങ്ങുന്നു
എന്നാൽ ചിലർ തങ്ങളുടെ പ്രവൃത്തികളിലൂടെ അധ്വാനത്തിലൂടെ സമർപ്പണത്തിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ദിശയിലേക്ക് മുന്നേറുന്നു അത് യാഥാർഥ്യമാക്കുന്നു
മറ്റുള്ളവരുടെ സ്വപ്നത്തെ തങ്ങളുടേതുപോലെയാക്കുന്നവരും അത് പൂർത്തീകരിക്കുന്നതിന് സ്വയം സമർപ്പിക്കുന്നവരുമായ ആളുകളുടെ കഥയാണ് ഒഡിഷയിലെ കട്ടക് നഗരത്തിലെ കുടിലിൽ താമസിക്കുന്ന ഡി
പ്രകാശ് റാവുവിന്റേത്
ഇന്നലെയാണ് എനിക്ക് പ്രകാശ് റാവുവിനെ കാണാനുള്ള സൌഭാഗ്യമുണ്ടായത്
അദ്ദേഹം കഴിഞ്ഞ അഞ്ചു ദശകങ്ങളായി നഗരത്തിൽ ചായ വില്ക്കുകയാണ്
ഒരു സാധാരണ ചായക്കച്ചവടക്കാരൻ അദ്ദേഹം എഴുപതിലധികം കുട്ടികളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രകാശമായിരിക്കുകയാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
അദ്ദേഹം തെരുവിലും ചേരിയിലും ജീവിക്കുന്ന കുട്ടികൾക്കുവേണ്ടി ആശാആശ്വാസൻ എന്ന പേരിൽ ഒരു സ്കൂൾ തുറന്നു
ഇതിനായി ഈ ദരിദ്രനായ ചായക്കാരൻ തന്റെ വരവിന്റെ അമ്പതു ശതമാനം ധനം ചിലവാക്കുന്നു
ഇദ്ദേഹം സ്കൂളിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷണം ഇവയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നു
ഞാൻ ഡി
പ്രകാശ് റാവുവിന്റെ അധ്വാനത്തെയും സമർപ്പണത്തെയും ദരിദ്രരായ കുട്ടികളുടെ ജീവിതത്തിന് പുതിയ ദിശയേകുന്നതിനെയും വളരെയധികം അഭിനന്ദിക്കുന്നു
അദ്ദേഹം അവരുടെ ജീവിതത്തിലെ ഇരുട്ടിനെ ഇല്ലാതെയാക്കിയിരിക്കുന്നു
തമസോ മാ ജ്യോതിർഗമയ എന്ന വേദവാക്യം ആർക്കാണറിയാത്തത്
എന്നാൽ ഡി
പ്രകാശ്റാവു അതു ജീവിച്ചു കാണിച്ചിരിക്കയാണ്
അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കേവർക്കും സമൂഹത്തിനും രാജ്യത്തിനുമുഴുവനും പ്രേരണയാണ്
നിങ്ങളുടെയും അടുത്തൊക്കെ ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും
അസംഖ്യം സംഭവങ്ങളുണ്ടാകും
വരൂ നമുക്ക് നന്മയെ പ്രോത്സാഹിപ്പിക്കാം
ജൂൺ മാസത്തിൽ മഴയെപ്പോൾ വരും എന്നു കാത്തിരുന്നുപോകുന്ന വിധം ചൂടുണ്ടാകും
ഈ കാത്തിരിപ്പിനിടയിൽ ആകാശത്തിലേക്ക് മഴക്കാറുകൾക്കായി കണ്ണിമ ചലിപ്പിക്കാതെ നോക്കും
കുറച്ചു ദിവസത്തിനുശഷം ചന്ദ്രനെയും കാത്തിരിക്കും
ചന്ദ്രനെ കണ്ടാൽ ഈദ് ആഘോഷിക്കാം എന്നായി
റമദാനിനിടയിൽ ഒരു മാസത്തെ ഉപവാസത്തിനുശേഷം ഈദ് ആഘോഷത്തിന്റെ തുടക്കത്തിന്റെ പ്രതീകമാണ്
എല്ലാവരും ഈദ് തികഞ്ഞ ഉത്സാഹത്തോടെ ആഘോഷിക്കുമെന്നു കരുതുന്നു
ഈ അവസരത്തിൽ വിശേഷിച്ച് കുട്ടികൾക്ക് നല്ല സമ്മാനങ്ങൾ ലഭിക്കും
ഈദ് നമ്മുടെ സമൂഹത്തിൽ സന്മനോഭാവത്തിനും സൌഹൃദത്തിനും ബലമേകുമെന്നാശിക്കുന്നു
ഏവർക്കും അനേകം ശുഭാശംകൾ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്കേവർക്കും അനേകം നന്ദി
വീണ്ടും അടുത്ത മാസത്തെ മൻകീ ബാത്തിൽ ഒരുമിക്കാം
നമസ്കാരം